അതിന്റേതായിട്ടുള്ള മൂല്യം കുറവായിരിക്കും അതായത് പണം പണത്തിന്റെ മൂല്യം കുറവായിരിക്കും വണ്ടി തുച്ഛമായ വിലക്ക് കിട്ടും race bike കളാകുമ്പോൾ സാധാരണ bike കളേക്കാൾ ചിലവ് കൂടുതലാണ് എന്നാൽ അത്രയ്ക്ക് ചിലവ് കൂടുതലുമല്ല super bike കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ race bike ന് അത്രയും ചിലവ് വരുന്നില്ല എന്നാലും ഒരാൾക്ക് ഏർ സഹിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചിലവുകളെ വരുന്നുള്ളൂ വണ്ടിയുടെ complaint കളും പിന്നെ fuel ന്റെ എണ്ണയുടെയും ആണ് ചിലവ് വരുന്നത് bike കൾ പ്രശ്നമായി കഴിഞ്ഞാൽ complaint ആയി കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള പണം ഈടാക്കുന്നതാണ് parts നായാലും നല്ല വില കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ mileage അത്യാവശ്യം കുറവായത് കൊണ്ടും Touring മാത്രം യാത്രകൾ ചെയ്യാൻ മാത്രം tune വെച്ചിരിക്കുന്നത് കാരണം അതിനാണ് ഉത്തമം ആയിട്ട് ഉപയോഗിക്കാൻ ഉത്തമമായിട്ട് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീട്ടിൽ ഒര് സാധാ bike എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ് വീട്ടിലെ ആവശ്യങ്ങൾക്കും മറ്റ് ചെറിയ യാത്രകൾക്കും സാധനങ്ങൾ വേടിക്കാനും എല്ലാമായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ചെറിയ വണ്ടികളാണ് അതായത് commuter bike കളാണ് പിന്നീട് വരുന്നതേ ഉള്ളൂ race bike കൾ race bike കളും ചി എല്ലാവരുടെയും വീടുകളിൽ കാണുന്നതാണ് അതായത് പ്രത്യേകിച്ച് യുവാക്കളുടെ കൂട്ടത്തിൽ മാത്രമാണ് കണ്ടു വരുന്നത് പിന്നെ sports bike കളും യുവാക്കളും പിന്നീട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വയസ് മുപ്പതിന് വയസിന് മേലെ ഉള്ളവരും ഉപയോഗിക്കുന്നുണ്ട് അവർക്കൊക്കെ അത്യാവശ്യം പണമുള്ളവരും അതിന്റെ expense കൈയിൽ നിൽക്കുന്നവരുമായിരിക്കും

അതുപോലെ തന്നെയാണ് race bike നും അത്യാവശ്യം ചിലവ് ഒക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും കണ്ട് വരുന്നതുമായ bike കൾ സാധാ bike കളാണ് അതായത് commuter bike കൾ തന്നെയാണ് അവയ്ക്ക് HundredCC ആയത് കൊണ്ട് അത്യാവശ്യം Power ഉം നല്ല mileage ഉം കിട്ടുന്നതാണ് ഇവക്കൊക്കെ പതിയെ പോവാനെ കഴിയുകയുള്ളൂ speed കൂടുതൽ എടുക്കാൻ കഴിയില്ല അതൊക്കെ കൊണ്ടാണ് യുവാക്കൾക്ക് ഇവ ഇഷ്ടപ്പെടാത്തത് എന്നാൽ അത്യാവശ്യം പ്രായമായവർക്കും വീട്ടിൽ അച്ഛൻ സഹോദരങ്ങൾ മൂത്ത സഹോദരങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇതേപോലത്ത വണ്ടികളായിരിക്കും ഉപയോഗിക്കുന്നത് ദൈനന്തിന ആവശ്യത്തിന് വേണ്ടി ഉള്ള വണ്ടി എന്ന് പറയുന്നത് ഇതേപോലത്തെ സാധാ വണ്ടികൾ ആയിരിക്കും ഇതേപോലത്തെ സാധാ വണ്ടികൾ ഉപയോഗിക്കുന്നതാണ് അവരുടെ ചിലവിന് ഏറ്റവും നല്ലത് പിന്നീട് race bike കളിലേക്ക് പതുക്കെ പതുക്കെ chance കൂടുതലാണ് പിന്നീട് ഏർ race bike കൾ ഉപയോഗിക്കുന്നവർ sports bike ലോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് second hand market കളിൽ sports bike കൾ വില കുറച്ച് കിട്ടും അങ്ങനെ race bike ഉപയോഗിച്ചവർ അത് പതിയെ വിറ്റ് sports bike ലോട്ട് മാറുന്നുണ്ട് അതുപോലെ തന്നെ commuter bike കൾ ഉപയോഗിച്ച പലരും ഇപ്പോൾ race bike കൾ വേടിക്കുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചാണ് പക്ഷെ race bike ഉം super bike ഉം എല്ലാം ചിലവ് കൂടുതലാണ് അതെല്ലാം അവർ മുന്നിൽ കണ്ട് കൊണ്ട് തന്നെയാണ് അവർ വേടിക്കുന്നത് അവരുടെ അവർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വിലയ്ക്ക് കിട്ടുന്നെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇവ കൊണ്ട് നടക്കാനുള്ള ചിലവും വളരെ അധികം കൂടുതൽ ആയത് കൊണ്ട് ആളുകൾ ഇത് നിരസിക്കുന്നു പലരും race bike ഏർ അല്ലങ്കിൽ sports bike കൾ എടുക്കാൻ താൽപര്യപ്പെടു താൽപര്യപ്പെടുന്നില്ല commuter bike കൾ ഇഷ്ടമുള്ളവർ ഉണ്ട് അവർ ഇപ്പോഴും അത് തന്നെയാണ് ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നത് അവർ അത് വിട്ടിട്ട് വിറ്റ ശേഷം പിന്നീട് വീണ്ടും commuter bike കൾ തന്നെ വേടിക്കാറുമുണ്ട് അപ്പൊ ഇതെല്ലം മനസ്സിൽ കൊണ്ട് കണ്ട് വേണം വണ്ടി ഒക്കെ എടുക്കാനായിട്ട് പിന്നീട് വരുന്നത് Electric bike കളാണ് Electric bike കൾ ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ അത് ഇനി പതിയെ മാത്രമേ അത് Hit ആവുകയുള്ളൂ ആളുകളുടെ ഇടയിൽ പ്രശസ്തി വരികയുള്ളൂ അതിനു ശേഷം മാത്രം ആളുകൾ വേടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യത്തുമുള്ളൂ കണ്ട് വരുന്നത് fuel വണ്ടികളാണ് എണ്ണ അടിച്ച് ഓടുന്ന വണ്ടികളാണ് petrol diesel എന്നിവയിൽ ഓടുന്ന വണ്ടികൾ തന്നെയാണ് ഇപ്പോൾ കൂടുതലായും കണ്ട് വരുന്നത് ഇനി ഉള്ള Generation ചിലപ്പോൾ Electric bike കളായിരിക്കാം ഉപയോഗിക്കുന്നത് എന്നാൽ ഇപ്പോൾ കൂടുതലായും കണ്ട് വരുന്നത് Fuel petrol bike കളാണ് പിന്നീട്

hello, നമസ്കാരം. രണ്ടായിരത്തി പത്തിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ദ്രോണ രണ്ടായിരത്തി പത്തിൽ യുഗപുരുഷൻ R സുകുമാരൻ സംവിധാനം ചെയ്ത B ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത പ്രമാണി പോക്കിരി പോക്കിരിരാജ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ മമ്മൂട്ടി അഭിനയിച്ചു. വൈശാഖ് എ എബ്രഹ എബ്രഹാം എബ്രഹാംകുട്ടി സാന്റെ സംവിധാനം ഷാജി N കരുണ് പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിന്റ്സ് രഞ്ജിത്ത് സംവിധാനം. MA നിഷാദ് സംവിധാനം ചെയ്ത ബെസ്റ്റ് ഓഫ് ലക്ക് മികച്ച നടൻ മാർട്ടിൻ പ്രകാട്ടിന്റെ അരങ്ങേറ്റ ചിത്രം ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഓഗസ്റ്റ് പതിനഞ്ച്. സോഹൻ സിനുലാൽ സംവിധാനം ചെയ്ത ഡബിൾസ്,

അഭ അഭയ സിംഹം അഭയ സിംഹം സംവിധാനം ചെയ്ത കന്നട മലയാളം ദ്വി ഭാഷാ ചിത്രം ശി~ശിക്കാരി, കോബ്ര ലാൽ സംവിധാനം താപ്പാന. വിനു സംവിധാനം ചെയ്ത ഫെയ്സ് ടു ഫെയ്സ് GS സംവിധാനംചെയ്ത ബാബ് ബാവൂട്ടി~ബാവൂട്ടിയുടെ നാമത്തിൽ

പിന്നീട് രഞ്ജിത്ത് സംവിധാനം ചെയ്ത കടൽ കടന്നൊരു മാത്തുക്കുട്ടി റംസാൻ സീ~ season ൽ release ചെയ്ത കുഞ്ഞ് അനന്തന്റെ കട സെലീൻ അഹമ്മദ് സം സംവിധാനം ചെയ്ത കുഞ്ഞനന്തന്റെ കട G സംവിധാനം ചെയ്ത സൈലൻസ് ആയിരുന്നു അദ്ദേഹത്തിൻറെ അടുത്ത release. പ്രമോദ് പയ്യന്നൂർ സംവിധാനം ചെയ്ത ബാല്യകാലസഖി, ഷിബു ഗംഗാധരൻ സംവിധാനം ചെയ്ത ലോർഡ്.

ലിംഗ സ്വാമിയുടെ അനന്തം, RK സെൽമണിയുടെ മക്കളാച്ചി ഉൾപ്പെടെയുള്ള സംവിധാ~സംവിധായകർക്കായി തമിഴ് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. മർമലർച്ചി ഭാരതി~യുടെ എതിരും ഉതിരും രാജീവ് മേനോനും K വിശ്വനാഥിന്റെ സ്വാതി

എൺപത്കളിൽ മോഹൻലാൽ, IV ശശി, സീമ, സെഞ്ച്വറി കൊച്ചുമോൻ എന്നിവർക്കൊപ്പം കാസിനോ എന്ന നിർമ്മാണ കമ്പനിയുടെ സഹ ഉടമ്പ് ഉടമയായിരുന്നു

തൊണ്ണൂറുകളുടെ അവസാനത്തിൽ അദ്ദേഹം അ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ആദ്യത്തേത് ജ്വാലയായ് ആയിരുന്നു ഇത് നിർമ്മ നിർമ്മാതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻറെ ആദ്യ project കൂടിയായിരുന്നു മമ്മൂട്ടി technic techno time ment എന്ന പേരിൽ ഒരു വിതരണ company യും മമ്മൂട്ടിയുടെ ഉടമസ്ഥതയിൽ ഉണ്ട്. രണ്ടായിരത്തി ഒൻപതിൽ മുതൽ അദ്ദേഹം പ്ലേ ഹൗസിന്റെ ഉടമയാണ്. അദ്ദേഹം അഭിനയിച്ച cinema കൾ പ്രാഥമികമായി വിതരണം ചെയ്യുന്ന company യാണ്. ഇതിനുശേഷം ജവാൻ ഓഫ് വെള്ളിമല, സ്ട്രീറ്റ് ലൈറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള സംഭരണം സംഭരണങ്ങളുമായി ഇത് ചലച്ചിത്ര നിർമ്മാണത്തിലേക്ക് പ്രവേശിച്ചു. രണ്ടായിരത്തി പ~പത്തിലെ കണക്കനുസരിച്ച് കൈരളി TVpeopleTVchannel V തുടങ്ങിയ ചില മലയാളം TV Channel കൾ നടത്തുന്ന മലയാളം കമ്മ്യൂണി communications ന്റെ chairman നാണ് അദ്ദേഹം. രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ

തനിക്ക് രാഷ്ട്രീയ മോഹങ്ങൾ ഒന്നുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഏഴിൽ മമ്മൂട്ടി തൻറെ ആദ്യ പുസ്തകമായ കാഴ്ചപ്പാട് ഏകദേശം വീ വീക്ഷണം എന്ന് വിവർത്തനം ചെയ്തു. പ്രസിദ്ധീകരിച്ചു വർഷങ്ങളായി വിവിധ പ്രസിദ്ധീകരണത്തിന് പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹം എഴുതിയ ചെറുലേഖനങ്ങളും ചെറുലേഖനങ്ങളുടെ സമാഹരണം മാണിത് ആ വർഷം അദ്ദേഹവും ദുബായ് ആസ്ഥാനമായുള്ള വ്യവസായി MA യൂസഫ്, യൂസഫ് അലിയും ചേർന്ന് ദുബായ് ഇൻറർ internet cityDIC ഉദ്യോഗസ്ഥരുമായി കൊച്ചിയിൽ നിർദിഷ്ട smart city പദ്ധതിക്കായി

ജീവകാരുണ്യവും സാമൂഹികവുമായ കാരണങ്ങൾ cancer ന്റെ വികസിത ഘട്ടത്തിലുള്ള ആ ആളുടെ ഗുണ നിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള

കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ center റുമായി ചേർന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്നു. രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ ഉടനീളമുള്ള cancer ബാധിതർക്ക്

കൂടിയാണ് അദ്ദേഹം. അതിന്റെ ശ്രമങ്ങളിൽ ഹൃദയസ്പ~സ്പർശനം ഉപയോഗിച്ച് കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയകൾക്കുള്ള സാമ്പത്തിക സഹായം foundation സമാഹരിച്ചു. പദ്ധതി മമ്മൂട്ടി പിന്തുണയ് ക്കുന്ന മമ്മൂട്ടി പിന്തുണയ്ക്കുന്ന സോ social networking center center റുകൾ വഴി വഴിയുള്ള ധനസഹാ ധനസമാഹരണങ്ങൾ സമാഹരണം ഒരു ദിവസം കൊണ്ട് ഏകദേശം ഒരു കോടി രൂപ സമാഹരിച്ചു. സ്ട്രീറ്റ് ഇന്ത്യ മൂവ്മെൻറ് എന്ന charitable chaity project മമ്മൂട്ടി ബാ

ഇത് മറ്റ് മറ്റുള്ളവരെ തൈ മറ്റുള്ളവരെ തൈകൾ നട്ടുപിടിപ്പിക്കാൻ പ്രോത്സാ~ഹിപ്പിക്കുന്നതിന് ഉദ്ദേശിച്ചുള്ളതാണ് നിയമങ്ങൾ അനുസരിച്ച് അവർ വെല്ലുവിളി വെല്ലുവിളിക്കു~കയാണെങ്കിൽ നന്ദി, നമസ്കാരം. hi, നമസ്കാരം. ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ അത്യാവശ്യം നിർബന്ധമായ നാടൻ മറ്റ് ചില ഒറ്റമൂലികളെ കുറിച്ചാണ് അഭിലാഷ് ന്യൂഡൽഹി ചുരുക്കി പറയേണ്ട കുറിച്ച് ഒറ്റമൂലികളെ കുറിച്ചാണ്. അത്യാവശ്യം ആ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും ക~ണ്ടുവെക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ആ രോഗങ്ങളെ കുറിച്ച് അതിനെ~ നെയോ പ്രതിവിധിയാകുന്ന ആ നമ്മൾ ഉപയോഗിക്കേണ്ട ചില നാട്ടുവൈദ്യം ങ്ങളെ കുറിച്ചുമാണ് പറയുന്നത്. ഇന്ന് അത്യാവശ്യം ആഹ് ഉം കഴിഞ്ഞാൽ തന്നെ യുവാക്കളുടെ മുടി നരയ്ക്കൽ അകാലനര പോലുള്ള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

ച്ച് മുടിയിൽ തേയ്ക്കുക. പിന്നെ വേറൊന്ന് ചെയ്യാൻ പറ്റുന്നത് ചായപിണ്ടി തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുകി കളയുക. ഇനി അതല്ലെങ്കിൽ നീലാംബരി ഇലയും അതിൻറെ പകുതി മൈലാഞ്ചിയും എടുത്ത് ഉണക്കി പൊടിച്ച് തേങ്ങാവെള്ളത്തിൽ ചാലിച്ച് തലയിൽ പുരുട്ടുക.

നെല്ലിക്ക ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് പതിവായി തലയുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നാട്ടുവൈദ്യം, ഒറ്റമൂലികൾ. പിന്നെ തലമുടി സമൃദ്ധമായി വള~വളരുന്നതിന് നെല്ലിക്ക കയ്യോന്നി നീല അമരി നീലാംബരി എന്ന് പറയുന്ന ഒരു ആഹ് ഇലയുണ്ട് അതിൻറെ പൊടിയൊക്കെ market ൽ ധാരാളം സുലഭമായി പിന്നെ തുളസി എല്ലാം കൂടി ചേർത്തിട്ട് എണ്ണ കാച്ചി ദിവസവും മുടിയിൽ തേയ് പിന്നെ മൈലാഞ്ചി ഇല അരച്ചെടുത്ത് ഉണക്കിയെടുത്ത് വെളിച്ചെണ്ണ കാച്ചി മുടിയിൽ തേയ്ക്കുക. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കില് തലമുടി സമൃദ്ധമായി വളരും. പിന്നെ ചെവി വേദന എന്തെങ്കിലും ഉണ്ട് അങ്ങനെയുണ്ടെങ്കില് എരിച്ചില ചതച്ച് നീരെടുത്ത് വേദന ഉള്ള ചെവിയിൽ ഒഴിക്കുക വെളിച്ചെണ്ണയും കൂവള~ത്തില നീരും സമമെടുത്ത് കാച്ചി ചെവിയിൽ ഒഴിക്കുക. വെളുത്തുള്ളി ചതച്ച് വെളിച്ചെണ്ണയിൽ ഇട്ട് കാച്ചി ചെറു ചൂടോടെ ചെവിയിൽ ഒഴിക്കുക നല്ല ചൂടോടെ ഒന്നും ഒഴിക്കാൻ നിൽക്കരുത്. ഉം പിന്നെ മുടി കൊഴിച്ചില് നിർത്തുന്നതിന് ഉമ്മത്തിൻക്കായ ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് തലയിൽ തേക്കുക കീഴാർനെല്ലി ചതച്ച് താളിയാക്കി തലയിൽ തേയ്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 കയ്യൂന്നി നീരോ വെളിച്ചെണ്ണയിൽ ചേർത്ത് ഉപയോഗി പിന്നെ മുടിയുടെ കായ് മാറുന്നതിന് പച്ചകർപ്പൂരം പൊടിച്ചിട്ട് വെളിച്ചെണ്ണ മുറുക്കി തലയിൽ തേച്ച് പിടിക്കുക.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

ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടെ വായിൽ കൊള്ളുക പഴുത്ത മാവില അരച്ച് ചൂടുവെള്ളത്തിൽ കലക്കി കവിളിൽ കൊള്ളുക. ആവണക്കിൻ വേര് അരച്ച് കവിളത്ത്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 പിന്നെ ശ്വാസംമുട്ടല് എന്തെങ്കിലും ഉണ്ടെങ്കില് ശ്വാസം മുട്ടലു പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കില് അതിന് ഇളം നീരും കസ്തൂരി ഗുളിക അരച്ചുചേർത്ത് കഴിക്കുക. മല്ലി അരച്ച് പഞ്ചസാര ചേർത്ത് കുടിക്കുക ചുവന്നുള്ളി നീരും സമം ഇഞ്ചി നീരും തേൻ ചേർത്തു കഴിക്കുക. ആടലോക~ടകത്തിൻറെ വേര് ചുക്ക് ചുവന്നുള്ളി കാ ഇവ കഷായം വെച്ച് അല്പം തേൻ ചേർത്ത് ഒരു teaspoon വീതം കുടിക്കുക. ഇനി allergy മൂലം ഉണ്ടാകുന്ന തുമ്മലിന് ചുവന്ന തുളസിയില നീര് ഇളം നീരിൽ ചേർത്ത് കഴിക്കുക എന്നാൽ അതിന്

അമുക്കുരം കഷായം വെച്ച് കഴിക്കുക ഒരു teaspoon നെയ്യ് കഴിക്കുക മഷിത്തണ്ടും ഇലയും ഇട്ട് തിളപ്പിച്ച വെള്ളം കഴിക്കുക എല്ലാം നല്ലതാണ്. പിന്നെ ആഹ് ന നല്ല മുറിവ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കില് അത് ഉണങ്ങ പഠിക്കാരം എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് അത് പൊടിച്ച് മുറിവിൽ തേ~ ച്ച് വെച്ച് കെട്ടുക. എന്നാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും പിന്നെ തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന അലർജി എന്തെങ്കിലും ഉണ്ടെങ്കില് പത്ത് gram നെയ്യ് മൂന്ന് gram നെല്ലിക്കപ്പൊടി ഇവ രണ്ടും ചാലിച്ച്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

പിന്നെ വയർ സ്തംഭനത്തിന്, അമ്പഴത്തിന്റെ തൊലി ചതച്ച് പിഴിഞ്ഞ് നീര് ആട്ടിൻ പാലിൽ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക അതിന് മാറ്റം കിട്ടും. gas trouble ന് കരിങ്ങാലിക്കൽ തിളപ്പിച്ച കരിങ്ങാലി കാതൽ തിളപ്പിച്ച വെള്ളം കൂടെ കൂടെ കുടിക്കുക.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 ചായ ഉണ്ടാക്കി കുടിക്കുക. ഇഞ്ചിയും ഉപ്പും ചേർത്തരച്ച അതിന്റെ നീര് പിഴിഞ്ഞ് വയറ്റില് നീരാണെങ്കില് ഉഴുന്നും തഴുതാമയും കൂടി കഷായം വെച്ചു കുടിക്കുക. ഭക്ഷണം കഴിച്ചുണ്ടാകുന്ന ദഹനക്കേടിനാണെങ്കിൽ ചുക്ക്, കുരുമുളക്, വെളുത്തുള്ളി ഇവ വെന്ത കഷായത്തിൽ ജാതിക്ക വെച്ച് അരയ് തലവേദന നമുക്ക് പ്രത്യേകം ഉണ്ടാകുന്നൊരു ഒരു വിധം എല്ലാവർക്കും ഉണ്ടാകുന്ന അതിന് കടുകരച്ച് നെറ്റിയിൽ പാൽ പാദങ്ങളിലും പുരട്ടുക കടുകരച്ചിട്ട് ചെറുനാരങ്ങ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 കുളിച്ച് ച്ചു തികട്ടലിന് വേപ്പില അരച്ച് മോരിൽ കലക്കി കുടിച്ചാൽ മതി ആരോഗ്യമുണ്ടാകുന്നതിന് തഴുതാമ ഇല തോരൻ ഉണ്ടാക്കി നി~ ത്യവും കഴിക്കുക. മുരിങ്ങക്കായ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുക മുരിങ്ങക്കായ കഴി കഴിക്കുമ്പോൾ അധികം ആളുകൾക്കും അത് വേറെ പല പ്രശ്നങ്ങൾക്കും കാരണം ഇരട്ടിമധുരം തേനും നെയ്യും ചേർത്ത് കഴിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആരോഗ്യം ഉണ്ടാകും. ശരീരത്തിന് നിറം കിട്ടാൻ ആ ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമായ ഒരു മരുന്ന് രാവിലെ വെറും വയറ്റിൽ ചെറുനാരങ്ങാനീര് കഴിച്ചാൽ മതി നല്ല മാ ഉലുവ അരച്ച് ശരീരത്ത് തേച്ചാൽ നല്ലതാണ് സ്ഥിരം ചെയ്യണം എന്നാലേ

hello, നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. വിദ്യാഭ്യാസ പുരോഗതിയെ വളരെ അധികം സഹായിച്ചവയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാമൂഹികമായി മാറ്റങ്ങൾ ഇവരുടെ ഘടനയിലും രീതിയിലും വന്നിട്ടുണ്ട്.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 നാല് വരെ lower primary നാലു മുതൽ ഏഴ് വരെ upper primary എട്ട് മുതൽ പത്ത് വരെ high school plus one plus two higher secondary എന്ന രീതിയിലാണ് ഉള്ളത്. ഒന്ന് മുതൽ എട്ട് വരെ സൗജന്യ ഭക്ഷണം, വസ്ത്രം, പാഠപുസ്തകം എന്നിവ നൽകുന്നു. നമുക്ക് പൊതു വിദ്യാഭ്യാസത്തിൻറെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാം. ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് committee report ന്റെ ഫലമായി കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയിൽ വിപുലമായ മാറ്റം വരുത്തി. class ലൂടെ പേരുകൾ മാറ്റി പഠന മാധ്യമത്തിൽ മാത്രം ഇരുത്തി syllabus നവീകരിച്ച് english school നൊപ്പം school കളും പ്രവർത്തനം ആരംഭിച്ചു. primary വിദ്യാഭ്യാസം സൗജന്യവും, നിർബന്ധിതവും, സാർവ്വത്രികവും ആക്കികൊണ്ട് തിരുവിതാംകൂർ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് നാല്പത്തിഅഞ്ചിൽ ഉത്തര~ഉത്ത~ഉത്തരവ് ഇറക്കി. ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഅഞ്ചിൽ english school കളിൽ പഠന മാധ്യമം മാതൃഭാഷയാക്കി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപതിൽ തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തോടെ ഏകീകൃത പഠന സമ്പ്രദായം നിലവിൽ വന്നു. ഏകീകൃത പഠന സമ്പ്രദായത്തിന്റെ കീഴിൽ EMSLC പരീക്ഷ SSLC പരീക്ഷയായി പുനർനിർമ്മാകരണം ചെയ്തു.

ഒരു പഠന ഭാഷയായി സ്ഥിരീകരിച്ചു. ആയിരത്തിതൊള്ളായിരത്തി അമ്പത്തിമൂന്ന് അമ്പത്തിനാല് വിദ്യാഭ്യാസ വർഷം ഹിന്ദി എല്ലാ middle school ലും high school ളിലും നിർബന്ധിത വിഷയമാക്കി. lower secondary തലം വരെയുള്ള വിദ്യാഭ്യാസം സർക്കാർ school കളിലും aided school കളിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് അൻപത്തിഅഞ്ച് വർഷം മുതൽ സൗജന്യമാക്കി. സംസ്ഥാനം നിലവിൽ വന്നതോടെ മലബാർ മേഖലയിലും പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം നിലവിൽ വന്നു. അഞ്ച് വയസ്സ് കഴിഞ്ഞ് ആരംഭിക്കുന്ന school പഠനത്തിൻറെ കാലാവധി പന്ത്രണ്ട് വർഷമാക്കി. school വിദ്യാഭ്യാസത്തെ primary school എന്നും secondary school എന്നും രണ്ടായി തരംതിരിച്ചു. school ളിലെ class കളുടെ പേര് standard കൾ എന്നാക്കി ഒന്ന് മുതൽ എട്ട് വരെയുള്ള standard കളെയാണ് primary തലത്തിൽ ഉൾപ്പെടുത്തിയത്. ആദ്യത്തെ അഞ്ച് standard കൾ lower primary യും അടുത്ത മൂന്ന് standard കൾ upper primary യുമായി തിരിച്ചു. ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഎട്ടിൽ high school course പുതുവർഷമായും higher secondary course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 KERpass ക്കി. ഒന്നാം standard ലേക്കുള്ള പ്രവേശനത്തിന്റെ പ്രായം അഞ്ചേ point അഞ്ച് വയസ്സായി തിട്ടപ്പെടുത്തി. ആയിരത്തിതൊള്ളായിരത്തി അൻപത്തിഎട്ട്, അൻപത്തിഒൻപത് മുതൽ english അധ്യായനം അഞ്ചാം standard മുതലും ഹിന്ദി അധ്യായനം ആറാം standard ലും ആരംഭിച്ചു. ആയിരത്തിതൊള്ളായിരത്തി അറുപത് അറുപത്തിയൊന്ന് വർഷത്തിൽ english അധ്യായനം മൂന്നാം standard മുതൽ ആരംഭിച്ചു. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പഠന കഥയായി മാറ്റം വരുത്തി.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 ഐച്ഛിക വിഷയങ്ങൾ റദ്ദാക്കി. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ പത്ത് വർഷം school വിദ്യാഭ്യാസമാണ് കേരളത്തിൽ തുടർന്നിരുന്നത്. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന്, ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യമായി high school കളോട് ചേർന്ന് plus two സംവിധാനം plus two സംവിധാനം നിലവിൽ വന്നു.

ആ SSLC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 പത്താം class ൽ എൺപത്തഞ്ച് ശതമാനം ഹാജർ ഉണ്ടായിരിക്കണം. സർക്കാർ പരീക്ഷ commissioner കൂടിയായ സംസ്ഥാന വിദ്യാഭ്യാസ director ആണ് പരീക്ഷയുടെ നടത്തിപ്പുകാരൻ.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 തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ A plus എൺപത് mark അതുപോലെതന്നെ grading സമ്പ്രദായത്തിലെ grade കൾ Degrade എങ്കിലും ലഭിക്കുന്നവർ ഉപരിപഠനത്തിന് യോഗ്യരാണ്. Dgrade ന് താഴെ ലഭിക്കുന്നവർക്ക് ആ വർഷം തന്നെ say പരീക്ഷ എഴുതാം. ഏതെങ്കിലും മൂന്ന് വിഷയങ്ങൾക്ക് Dplus grade ന് താഴെ ലഭിച്ചാൽ say പരീക്ഷ എഴുതാം.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 സർക്കാർ school കളും aided school കളും പൊതു വിദ്യാലയങ്ങളായി കണക്കാക്കപ്പെടുന്നു. രണ്ടായിരത്തി പന്ത്രണ്ട്

രണ്ടായിരത്തി പതിമൂന്നിലെ കണക്കുപ്രകാരം കേരളത്തിലെ school കളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതുപോലെതന്നെ syllabus കൾ കേരളത്തിൽ പ്രധാനമായും മൂന്ന് syllabus കളാണ് ഉള്ളത് കേരള സംസ്ഥാന syllabus സും CBSE syllabus സും. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് എൻറെ പൊതു വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള വിവരണം നിർത്തുന്നു. എല്ലാവർക്കും

എന്തൊക്കെണ്ടെടി വർത്താനം എന്താ കൊയ്‌പ്പൊന്നുഇല്യ സുഗാണ് ആ യെന്താപ്പോ നോമ്പും കാര്യങ്ങളു ആയിട്ട് യെങ്ങനെ പോണിപ്പോ യെന്താ നല്ല ചൂടോക്കോയല്ലേ വീട്ടി തെന്നെയാണ് ആ ചൂടിന്റെ കാര്യംപറയാണെങ്കി ഇപ്പൊ room ഇലൊക്കെയെന്താ ചൂട് വൊ മോള്ളൊക്കെ കടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ അവിടെങ്ങനെ ചൂടിന്റെകാര്യൊക്കെ ഭയങ്കര ചൂടാ ഓ ചൂടിന്റെ കാര്യമൊന്നും പറയണ്ട പൊർത്തെറങ്ങാൻ പറ്റണില്ല room ഇലിരുന്നാലും ബുദ്ധിമുട്ട അതേലേ ആ okay പിന്നേ അവിടേ യെന്തൊക്കെയുണ്ട് പ്രത്യേകിച്ച് വിശേഷങ്ങളൊക്കെ

യിവിടെന്താ കൊയ്‌പോന്നുഇല്യ അങ്ങനെ പോണ്ട് അങ്ങനെ office ഉം കാര്യങ്ങളൊക്കെയായിട്ട് ഇങ്ങനെ നടക്കണ്ടേയ് ഈ road ട്ടക്ക് ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞ ഭയങ്കര ചൂടുംകാര്യങ്ങളൊക്കെയാണ് എന്നവെച്ച

അവിടെങ്ങനെ ചൂടിന്റെകാര്യപ്പൊ school ളും കാര്യങ്ങളൊക്കെയുണ്ടോ ഇല്ലാ ഈ vacation time അല്ലേ school ഒന്നു ഇല്ലാ

താത്താക്ക് കൊയ്‌പോന്നുല്ല്യ സുഗാണ് വീട്ടിലെല്ലാർക്കു സുഖല്ലേ ആ വീട്ടിലെല്ലാർക്കു സുഗാണ് പിന്നേ നമ്മക്ക് ഇന്ന് ആ കാലാവസ്ഥനെ കുറിച്ച് സംസാരച്ചാലോ യെന്താ അൻ്റെ അഭിപ്രായം ആ അത് പറയാ ആ പിന്നേയ് കാലാവസ്ഥ പറയുമ്പോ ഇപ്പൊ നിലവിൽ വേനൽക്കാലാണ് വേനൽ കാലം കൊണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊകെയെന്തൊക്കെയാണ് അന്റെ ഒരു കായ്ച്ചപാടിലൊന്ന് പറഞ്ഞേര്ഒ യെന്താപ്പൊ പൊർത്ത് എറങ്ങാൻ പറ്റൂല അതല്ലേ main ബുദ്ധിമുട്ട് അതെ അതെ പിന്നെ വേറെന്തൊക്കെ ബുദ്ധിമുട്ടാൾ ഒന്ന് പറഞ്ഞാന്ന

അതും നടക്കൂലാഹ് അതെ അതെ അതെ പിന്നേ യെന്താപറയ നിങ്ങളെ അവിടെ ഏഹ് train ഉം കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങളെ വീട്ടിന്റെ മുമ്പികൂടെ തന്നെയല്ലെ പോണെ